ആവു അതൊരു പോക്ക് അന്നെന്താ കോറോ corona time ആയിരുന്നില്ലേ അന്ന്

bus ഇല്ല auto rickshaw അങ്ങട് കേറി രണ്ടു auto rickshaw ൽ എങ്ങാണ്ട് കേറീലെ ഉം ഓ ഈ എന്ത് trip ന്ന് പറഞ്ഞ കൊറേ photo എടുത്തു തോന്ന് എത്ര photo എടുത്തുണു ഉം പിന്നെ trip പോവുമ്പോന്ന് പറഞ്ഞാ കൊറേ ആൾക്കാര് വേണം

ഓലക്കപ്പാടെ

വണ്ടി മറ്റേ കണ്ണേട്ടൻ ഇല്ലേ ആ ആ മറ്റെ അതിലൊ അതോ traveller ലോ

ഓ അന്ന് traveller ൽ കൊടുങ്ങല്ലൂര് പോയ teams ഒക്കെല്ലേ അത് അതുപോലെയാ പോണ് അത്ര ആൾക്കാരുണ്ടൊ

പന്ത്രണ്ടാൾ പിള്ളരില്ലെ ആഹ് എയ് അത് പന്ത്രണ്ടല്ല പതിനേഴ് seat ആണ് ആ പിന്ന കൊറേ കുട്ടികളൊക്കെയല്ലേ കുട്ടികളൊക്കെ മടീലങ്ട് വെക്ക എന്നെ എന്താ ചെക്കമ്മാരൊക്കെ വണ്ടി കേറും എന്തായാലും dance ആക്കാനാ

ഇനിക്കിപിന്ന എന്ത്ട്ടാ എക്കൊന്നും പ്രശ്‌നല്ല അങ്ങനത്തെ കുഴപ്പുല്ല വണ്ടി കേറിയാൽ ഛർദിക്കുന്ന കൊഴപ്പൊന്നു ഇല്ല ഉം നമുക്കിനി അടുത്ത ഇനി ഉം എപ്പോഴാ trip പോണ്ടെ അടുത്ത ഇനി എന്നാ ഓണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് അന്നല്ലേ മൈസൂരിൽ പോണംന്ന് ആ അതാ planning അല്ലെ നടന്നിട്ടുള്ളൂ ഇപ്പ്രാവശ്യം നമ്മളൊക്കെ വലിയ ആൾക്കാരായി ഇപ്പൊ തന്നെ നമ്മ വരും ഉം ഇപ്പ്രാവശ്യം നമുക്കെന്തായാലും പോണം ഇപ്പ്രാവശ്യം പോണം മൈസൂരെങ്കി മൈസൂര് പക്ഷെ ഓണത്തിന് എങ്ങനെയാണ് അങ്ട് പോവ്വാ പറഞ്ഞാൽ ഭയങ്കര തെരക്കാവും ഓ എന്ന scene ആ ഏർ വമ്പൻ തെരക്കാവും പിന്നെ ഈ കണ്ട സ്ഥലത്തേക്ക് പോയിട്ട് കാര്യല്ല

അന്ന് നമ്മള് അത്തിപറ്റക്ക് പോയില്ലേ മറ്റേ വള്ളത്തിലൊക്കെ

ആ അതെന്നെ അത് ഇതിന് മുമ്പെ ഞാൻ കണ്ടിട്ടില്ല ആ സ്ഥലം ഒന്നും പക്ഷെ നല്ല രസല്ലേ കാണാന് ആഹ് ഞമ്മളാദ്യയിട്ടു പോയല്ലേ

പക്ഷെ ഓനെ കൊണ്ട് ജീവിതത്തിലാദ്യായിട്ടൊരു ഗുണണ്ടായി ആ ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റി ആ സ്ഥലത്തേക്ക് പോവാൻ പറ്റി ഓൻ കാരണം ആഹ് അയ്യോ ഓരോ സ്ഥലങ്ങള് കാണുമ്പോഴേ പോവാൻ തോന്നുണ് അങ്ങടൊക്കെ പോവാൻ പറ്റിയിരുന്നെങ്കി ന്നൊക്കെ

നിറച്ചു എത്ര ബ് ആഹ് school ലെ tour എന്ന് full hotel ലേക്കെ കെ ഒരു കൊടും തിരക്ക് വരിക്ക് നിന്നിട്ടാ കേറീക്ക്ണ്

ആ hotel മറ്റെ നമ്മ മലയാളികളെ hotel ആണ് ആ അത് ഇപ്പൊ നമ്മളെ school ന്ന് അവര് മുന്ന പോണ hotel ന്നെ പോവു

അടിയിൽ vegetable മേലെ ഇത് non veg ആ നിങ്ങക്കെന്തായിരുന്നു non veg ല് food food എന്താ ചെന്ന് ഉച്ചക്കാണ് എത്തിയെ അവിടെ

അപ്പൊ രാവി രാവിലെ food ഓ

അവിടെന്നു കഴിച്ചു നേരെ ഉച്ചക്ക് ഉച്ചക്കൊരു അമ്പലം കാണാൻ പോയി

അല്ല ഇജ്ജ് അവിടെന്നു photo ഒന്നും എടുത്തില്ലേ

ഇൻസ്റ്റയിലൊക്കെ post ഇട്ടില്ല

story story ഒക്കെ കണ്ടു പക്ഷെ ക്ക് ന്നൊരു ഞാൻ കോട്ടയത്തല്ലേ അവിടെ ഉം range ഉ ഇല്ല net ഉ ഇല്ല ആ എന്നിട്ട് അവിടുന്ന് ഞങ്ങള് food കഴിച്ചിട്ട് നേരെ ഉച്ചക്ക് ഇറങ്ങി നേരെ Palace ല് വൈന്നേരായിക്കുണു

Palace പോയി അവിടൊരു ആഹ് ആറര ഏഴു മണിയാകുമ്പോ അവിടെ എറങ്ങി അവിടുന്ന് ഇറങ്ങി

ഓ Set അതിനുള്ളിന്നു നോക്കിയാൽ Correct മറ്റേ പുറത്ത്ന്നു നോക്കിയാ നല്ല താജ്മഹലിൻ്റെ ഇതില്ലേ

ആ Color മാത്രമേ വ്യത്യാസമുണ്ടാകു Color ഇത് ഒരു ഉം മറ്റേ ഒരു Cream Color അല്ലേ ഇത്

എന്നിട്ട് വൈകുന്നേരം ആ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരം ഞങ്ങള് ഒരു മറ്റെ എന്താ ഒരു dam ഒക്കെയുണ്ട് പൂന്താവനം കാടോ അങ്ങനെയൊക്കെ ഒരു സ്ഥലം

ആ പക്ഷേ അന്ന് നമ്മ നമ്മൾ late ആവെയ്തേ എട്ടു മണി ഒമ്പത് മണി ആ time ല് ആ രാത്രിക്കൊമ്പതര രസണ്ടാവാ അവിടെ മറ്റേ ഒരു DJ ഒക്കെയല്ലേ അയിലെന്നെ

കടുവെ അങ്ങനൊക്കെ വന്നിട്ട് പിന്നാ മറ്റെ അങ് ചെന്നപ്പോ അത് തുറന്നിക്കുണു ഞങ്ങൾ പോയി കാടിൻ്റെ side അല്ലേ മൃഗങ്ങളൊക്കെണ്ടാവും എന്നിട്ട് അവിടുന്ന് ഒരു ഒമ്പത് മണി പത്തു മണി ആ time ൽ എറങ്ങിട്ട്

രാത്രി എന്ന Fried rice chicken chilli പൊറാട്ട ദോശ അങ്ങനത്തെ സാധനങ്ങള്

ഉം പിന്നെന്തച്ചാ അവിടുന്ന് food കഴിച്ചങ് നേരെ ഇവിടെ പോയി room ഇ പോയി

ആ എന്നിട്ട് ഞങ്ങള് ഒരമ്പലത്തി പോയി

അമ്പലത്തി പോയി അവിട ചായക്കെ കുടിച്ച് പിൻ ഏർ അവിടുന്നൊരു വെറും ചായ കുടിച്ചു ഒരു കടെ കേറി കഴിഞ്ഞിട്ട്

എന്നിട്ടാണ് ഇന്ന് ഞങ്ങൾ അന്ന് ആ hotel ൽ കേറിയ പിന്നിം പോയി ആ ബിരിയാണി കഴിച്ചതോ അതോ രാത്രി food കഴിച്ചതോ

ചായ ദോശ ചപ്പാത്തി പൊറാട്ട ഫ്ര ഏർ Bread ആ നല്ല ഇത് കിട്ടിയിട്ടുണ്ടാവുഎ commission കിട്ടിയിട്ടുണ്ടാവും മാ ഏർ മറ്റെ ഇവർക്കൊക്കെ മാഷിമാർക്കും ഇവക്കൊക്കെ നമ്മുടെ കയ്യിന്നു പോകും full bus കാരെ ഏൽപിച്ചാണ് bus കാരോ ആ എന്നാ bus കാർക്ക് കിട്ടീട്ടുണ്ടാകും എന്നിട്ട് അവിടെ പോയി ഞങ്ങൾ Food കഴിച്ചിട്ട് നേരെ പിന്നെ ഞങ്ങള് ഇവിടെ പോയി ഏർ മറ്റേ വേറെ എവിടക്ക് പോയി വേറെ എവിടക്കോ ഒരു സ്ഥലങ്ങൾ കാണാൻ പോയി ആ മറ്റേ ഇതില്ലേ Park ഇല്ലേ

ആ അവിടുന്നാണ് ഞാൻ ആദ്യയിട്ട് സിംഹത്തിനെക്കെ കാണുന്നെ സിംഹം കടുവ

അവിട്ക്ക് പോയിട്ട് ഒരൊരു രണ്ടുമണി മൂന്നുമണി ആ time ല് ഇറങ്ങി

അവിടുന്ന് എന്നിട്ട് നേരെ പിന്നെയും food കഴിക്കാം ഉച്ചക്ക് ഉച്ചക്ക്ള്ളത്

food പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഇതായിന്നു വെറും ചോറ് മീൻ curry പിന്നെ chilli chicken അന്ന് vegetable ആയിന്നു

ആ പിന്നവിടെന്നിറങ്ങി സാധനങ്ങള് വാങ്ങാന് ഒരു സ്ഥലത്ത് നിർത്തി ആ മൈസൂര്ല് മറ്റേ ഒരു market പോലെ ആ market പോലെ പക്ഷെ അത് തുറന്നിട്ടില്ല ഞങ്ങ അന്ന് പോയപ്പോ

നങ്ങ വേറൊരു സ്ഥലത്തേക്ക് കേറി അവിടെന്നു സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ പോന്നു

ഒരു ഒൻ പന്ത്രണ്ട് ആഹ് പന്ത്രണ്ടുമണി കഴിഞ്ഞു അന്നിട്ട് അവിടെന്നെങ്ങനാ വന്നെ അവിടന്ന് വണ്ടീല്

ഞാനും ഏർ

പിന്നെ ഉണ്ടാന്നു

എന്നിട്ടവിട്ന്ന് മറ്റെ വഴിക്കടവില്ലെ

ആ ശരിക്കും സത്യം പറഞ്ഞാ അപ്പോ ഇജ്ജ് പോയതിൽ അനക്ക് നല്ല മുതലായിന്നു food കഴിച്ചിട്ട്

എന്താ നല്ല മുതലാക്കൽ അല്ലേ ഒരാൾ ഇങ്ങനെ മുതലാക്കാൻ പറ്റൊ ശരിക്കും നീ tour പോകുമ്പോഴത്തേക്കും ഉം ഭക്ഷണൊക്കെ കിട്ടുവൊ അയിനൊക്കെ സുഖാണ്

ഭക്ഷണത്തിനൊന്നും ഒരു കമ്മി ഉണ്ടാവൂല എന്താടാ മൂവായിരത്തി അഞ്ഞൂറ് മൊതലാക്കണ്ടേ ഹാ അത്ര ഇണ്ടായിരുന്നൊ മൂവായിരത്തി മുന്നൂറ് ഞങ്ങക്കു ആഹ് ഞങ്ങക്കും അത്രയൊക്കെ ഉണ്ടാരുന്നു ഞാൻ പത്തുന്നു പോയതല്ലേ ക്ക് ഓർമ്മയില്ലേ

ഭക്ഷണം ഉണ്ടാരുന്നു അൽഫാമൊക്കെ ഉണ്ടാരുന്നു അതൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ എത്ര രൂപയാ കൊടുത്തന്ന് ഓർമ്മയില്ല പത്ത്ന്ന് എത്ര കൊല്ലായി എന്നിട്ട് ആദ്യം ഓനിക്ക് പറഞ്ഞു മന്തീം അൽഫാമും മതി പറഞ്ഞു

ആ bus കാരാണ് അപ്പൊത് coordinate ചെയ്തലെ മൊത്തം ഇപ്പൊ എന്നിട്ട് ങ്ങത്തെ തെറ്റിയടക്കാ

ആ ങ്ങള് കാരണ അത് കിട്ടാഞ്ഞെ പറഞ്ഞിട്ട് എൻ്റെ മാമിയും കുട്ടികളും ഇവരൊക്കെ അങ്ങട് പോയതാണെ കാശ്മീരിക്കെ

അവര് ഇപ്പൊ ഒരാഴ്ചയാണു കാശ്മീരിക്ക് നല്ല പൈസ ചെലവുണ്ട് കാശ്മീർ പോവണെങ്കി എത്ര ലക്ഷങ്ങൾ വേണം ഒന്നാമത് എന്തറിയോ അവിടെ ഭയങ്കര തണുപ്പല്ലേ

അവിടെ ഇടാൻ പറ്റിയ jacket അത് ഇതൊക്കെ വേണ്ടേ

അവിട അവിടെ ഇടാൻ പറ്റിയ Jacket നു എന്നെ നല്ല വിലണ്ട് എത്ര വിലയാന്ന് അറിയോ നമ്മുടെ അതികേലും പിന്നെ അങ്ങനെ Jacket ഒന്നും ഇല്ലല്ലോ അപ്പൊ ഭയങ്കര നമ്മുടെ അതിനുള്ള Jacket ന്

ആഹ് വയനാട് അത് അതും ഇവരൊപ്പം തന്നെ പോയത് വയനാട് പോയത് വയനാട് പോയത് set ആരുന്നു

പിന്നെ അവിടെ കുറെ തടാകങ്ങൾ ഒക്കെ ഇണ്ട് ദാൽ തടാകം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഒരു Ship ലല്ലു പോണ video അയച്ചന്നു Ship അല്ല ഒരു തോണി മാതിരി ഉള്ളൊരു സാധനം

നമ്മളീ ചില പരസ്യത്തിലും TV യിലും ഒക്കെ കാണുന്നില്ലേ അതേപോലെതന്നെ

വ വയനാട് പോയത് set ആർന്നു വയനാട് ഇവിടുന്ന് രാവിലെ ഒരു എത്ര മണിക്ക പോയേ ഇവിടുന്നൊരു ആറര ആഹ് ആറര ആറരയ്ക്ക് പോയി ആറരക്ക് പോയിട്ട് അവിടെ എത്തിയത് ഒരുപന്ത്രണ്ട് പന്ത്രണ്ടരയായി

അവിടെ എത്തിയപ്പോ തന്നെ resort ൽ എത്തിയപ്പോ തന്നെ അവര് കുടിക്കാൻ ഒരു ഒരു ഈ എന്താ ചുക്ക് കാപ്പി ഇല്ലേ

പിന്നെ വലിയ Room ൽ ആളില്ല പറഞ്ഞപ്പോ ഞങ്ങളെ വലിയ Room കാക്കി വലിയ Room അടിപൊളി അയിൻ്റെ ഉള്ള് Full set up Balcony ഒക്കെ ഉണ്ട് Room ല്

ആ ഏർ ഞാനും അമ്മീ അത്രേരുന്ന് അപ്പും എന്താ അപ്പും നന്ദും മാമിയും അമ്മായിയും ഇവര് നാലാളും ഒരു Room ല് ഞങ്ങള് മൂന്നാളും ഒരു Room ല്